നല്ലത് തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ എല്ലാവർക്കും എങ്ങനെയുണ്ട്? വീട്ടിൽ എല്ലാവർക്കും പനിയാണ് ഇപ്പോൾ.

എന്താണെന്നറിയില്ലേയ്. ഇപ്പോഴത്തെ കാലാവസ്ഥന്റെ പ്രശ്നം ആണ്. എല്ലാവർക്കും പനിക്കുന്നുണ.

കാണിച്ചിന്. വലിയ മാറ്റമൊന്നും ആയിട്ടില്ല.

ഫുഡ് കഴിക്കാൻ പോണത്രേ. കഴിച്ചില്ല.

ഇന്ന് ഭക്ഷണം ആക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, പത്തൽ ആക്കീന്. പത്തലും നെയ്‌ച്ചോറും. അതേ. ഇന്നെന്താ പ്രത്യേകിച്ച്?

പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇവിടെ രാത്രിക്ക് അങ്ങനന്നെയാ ഭക്ഷണം ആക്കൽ. മ്മ്. നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. പള്ളിയെല്ലാം ഉള്ള ദിവസം അല്ലെ.

അധികവും പത്തൽ തന്നെ. രാത്രിക്ക് പത്തല്, നെയ്‌ച്ചോറ്, ചപ്പാത്തി, പിന്നെ നെയ്പത്തല്. അങ്ങനെ കൊറേ വിധാക്കും രാത്രിക്ക്.

ചോറ് ഉച്ചയ്ക്ക് മാത്രമേ ആക്കൂ. ഉച്ചയ്ക്കത്തത് ബാക്കി ഉണ്ടാവും രാത്രി. പക്ഷെ അത് ആരും കഴിക്കൂല. എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും രാത്രി ഫ്രഷ് ഫുഡ് വേണം. അതുകൊണ്ട് പുതിയതായിട്ട് ആക്കുന്നത് മാത്രമേ കഴിക്കൂ.

പിന്നെ നമ്മൾ എന്താക്കിയാലും കടയിൽ കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടൂലാലോ. അല്ല. കടയിൽ കിട്ടുന്ന ടേസ്റ്റ് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാല്, അവർ എന്തെല്ലോ മായങ്ങളും കളറുകളും എല്ലാം ചേർത്തിട്ട് തരുന്നതല്ലേ. നമ്മൾ തന്നെ ആക്കിക്കഴിമ്പോഴല്ലേ അതിന് പ്രത്യേക സ്വാദ്. ആ. അങ്ങനെയൊക്കെ ആക്കാറുണ്ട്. ചട്ടിച്ചോറ് ഇത് വരെ കഴിച്ചിട്ടില്ല ഞാൻ.

ഞങ്ങടെ തലശ്ശേരിയിൽ ഇണ്ടല്ലോ ഇപ്പൊ ചട്ടിച്ചോറ് വന്നിട്ടു

ആ. പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ട്. അത് തിന്നാല് നമ്മൾ...ഇപ്പൊ എന്താ പറയണ്ടേ...എന്നും തിന്നാൻ വേണ്ടി തോന്നും.

രാവിലെ അധികവും എണ്ണക്കടികള് തന്നേ.

വെള്ളയപ്പം, നെയ്പത്തല്, നമ്മടെ ഈ എണ്ണക്കടികളൊന്നും കൂടുതലായിട്ട് രാവിലെ കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൊളെസ്ട്രോള്. അതുമല്ല നമ്മടെ ശരീരത്തില് ഇണ്ടാകുന്ന എണ്ണമയം നമ്മടെ ശരീരത്തിൽ ഉണ്ടായാല് ഈ മുഖക്കുരു വരില്ലേ.

രാവിലെ ഇണ്ടാക്കല്? നമ്മൾ ഇങ്ങനെ തന്നെയാ ആക്കല്. ഇഡലി, പുട്ട്, ദോശ.

നമ്മടെ അതെല്ലാം ആക്കും അതിന്റെ കൂടെ എണ്ണക്കടികളും ആക്കും. എണ്ണക്കടികളെയും നമ്മൾ ആക്കുവേ. വൈകുന്നേരം ചായക്കെല്ലാം ആക്കുള്ളൂ . അല്ലാതെ ഈ രാവിലെ തന്നെ നമ്മൾക്ക് വേണ്ടത് രാവിലത്തെ പ്രഭാത ഭക്ഷണമെന്ന് പറയുന്നത് നല്ലത് ആവിയിൽ വെന്ത ഭക്ഷണമല്ലേ. അപ്പൊ നമ്മൾ കൂടുതലും അത് കഴിക്കാനാണ് നോക്കണ്ടത്. കാരണം പുള്ളവീട്ടില് പുള്ളാരെല്ലാം ഉള്ളതല്ലേ. അപ്പൊ... എണ്ണ കഴിച്ചാലും നമുക്ക് കൊളസ്ട്രോളും ഉണ്ടാവില്ല. അതേ പോലെ നമുക്ക് ഈ മുഖത്തില് ഈ മുഖക്കുരു എല്ലാം വരുന്നത് ഈ എണ്ണ...എണ്ണയുള്ള ഫുഡ്ഡുകൾ കഴിക്കുന്നത് കൊണ്ടാ.

അത്, നമ്മൾ കൂടുതൽ എന്ത് ചെയ്യാ? നല്ല ആവിയിൽ വെന്ത ഫുഡ് കഴിക്കാൻ നോക്കുക.

പിന്നെ, വീട്ടിലുള്ള പുള്ളേർക്കെല്ലാം എങ്ങനെയുണ്ട് ഇപ്പോൾ? അവർക്കിപ്പൊ പ്രശ്നമില്ല. കുഴപ്പമൊന്നുമില്ല.

അല്ല. അവരൊക്കെ കളിക്കുന്നുണ്ട്. ഉറങ്ങിയില്ല.

ആ. എട്ടരയാവുന്ന്. നമ്മള് ഒൻപത് മണിയെല്ലാമാവും ഭക്ഷണം ഒക്കെ കഴിക്കാൻ.

നമ്മൾ ഒരു ഒൻപത് മണി, പത്ത് മണിയെല്ലാം ആവും.